കൊച്ചി കേന്ദ്രീകരിച്ച് MICtourism ത്തിലേക്ക് സംസ്ഥാനം ആഴത്തിലുള്ള കടന്നു കയറ്റം നടത്തിയിട്ടുണ്ട് സാ ഹിത്യം എന്നത് രേഖൻമൂലമുള്ള സൃഷ്ടികളുടെ ഏതെങ്കിലും ശേഖരമാണ് എന്നാൽ ഇത് ഒരു കലാരൂപമായി പ്രത്യേകം കണക്കാക്കപ്പെടുന്ന രചനകൾക്ക് പ്രത്യേകിച്ച് നാടകം കവിത എന്നിവ കൂടുതൽ ഇടുന്നതായി ഉപയോഗിക്കുന്നു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 അറിവും വിനോദവും രേഖപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും കൈമാറുന്നതിനുമുള്ള രീതിയാണ് സാഹിത്യം കൂടാതെ സാമൂഹികമോ മാനസികമോ ആത്മീയമോ രാഷ്ട്രീയമോ ആയ ഒരു പങ്ക് വഹിക്കാനും കഴിയും സാഹിത്യം ഒരു കലാരൂപം എന്ന നിലയിൽ ജീവചരിത്രം ഡയറിക്കുറിപ്പുകൾ ഓർമ്മക്കുറിപ്പുകൾ കത്തുകൾ ഉപന്യാസങ്ങൾ എന്നിങ്ങനെ വിവിധ non fictional വിഭാഗങ്ങളിലെ കൃതികളും ഉൾപ്പെടുത്താം അതിന്റെ വിശാലമായ നിർവചനത്തിൽ സാഹിത്യത്തിലെ പുസ്തക വിഷയത്തെ കുറിച്ച non fictional പുസ്തകങ്ങൾ ലേഖനങ്ങൾ അല്ലെങ്കിൽ മറ്റ് അച്ചടിച്ചവരന്ന് ഉൾപ്പെടുത്തുന്നു hello നമസ്കാരം നമ്മളോട് ഒരു വ്യക്തി ചോദിക്കുകയാണ് നമ്മുടെ life ൽ നമുക്ക് ഏറ്റവും മറക്കാൻ കഴിയാത്ത കാലഘട്ടം ഏതാണെന്ന് ഒരു ആൾ ചോദിക്കാണ്. അതിൽ മൂന്ന് option കൂടി നമുക്ക് തരുന്നുണ്ട് ഒന്ന് നമ്മുടെ ബാല്യം നമ്മുടെ കൗമാരം നമ്മടെ വാർദ്ധക്യം. ഇതില് നമ്മൾ ഏത് ആയിരിക്കും തിരഞ്ഞെടുക്കുക? നമ്മൾ ഒരേയൊരു option മാത്രമേ തെരഞ്ഞെടുക്കു നമ്മുടെ ബാല്യം. അല്ലേ? നമുക്ക് ഒരിക്കലും നമ്മുടെ life ൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം അല്ല മറക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ബാല്യം തന്നെയാണ് നിങ്ങൾക്കും അങ്ങനെയല്ലേ? എനിക്കും അങ്ങനെയാണ് ട്ടോ. നമ്മുടെ ബാല്യം തന്നെയാണ് നമുക്ക് മറക്കാൻ കഴിയാത്ത ഏറ്റവും നല്ലൊരു കാലഘട്ടം. കാരണം നമുക്ക് ഒരു ഏർ ആലോചനകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ജീവിച്ചു തീർത്തിട്ടുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ബാല്യം തന്നെയാണ്. നമ്മൾ school ൽ പോയിരുന്ന ഇടവഴികള്, അതുപോലെതന്നെ വയലുകള്, അടുത്ത വീട്ടിലെ മാവിലേക്ക് കല്ലെറിഞ്ഞ് ആ ഒരു നിമിഷങ്ങള്, അതൊന്നും നമുക്ക് നമ്മുടെ life ൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാലഘട്ടമാണ്. നിങ്ങൾ ഒന്നോർത്ത് നോക്കിയേ നമ്മുടെ school ൽ പോയിരുന്ന സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകൂടിയിട്ടാണ് പോയിരുന്നത്. നമ്മുടെ friends നെയും എല്ലാവരെയും നമ്മൾ wait ചെയ്ത് നിന്ന് കൂട്ടുകൂടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ school ൽ പോയിരുന്ന ഇടവഴികൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെതന്നെ school ൽ പോകുന്ന വഴിയിലുള്ള മാവുകള് നമ്മൾ കല്ലെറിഞ്ഞത്, നമ്മൾ മാവിൽ കയറിയത് അതൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. അതുപോലെതന്നെ school ൽ ഇരിക്കുമ്പോൾ ഉള്ള നമ്മുടെ ചിന്തകളോ നമുക്ക് full time കളിക്കണം അങ്ങനെയുള്ള ചിന്തകൾ മാത്രം ആയിരിക്കും. അതുപോലെതന്നെ school കഴിഞ്ഞ് school വിട്ട് നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ആർക്ക് മാങ്ങ കിട്ടും. അത് കിട്ടും ഇത് കിട്ടും അങ്ങനെയൊക്കെ ചിന്തിച്ചു നടന്നുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത് നമുക്ക് life ൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. നമ്മളെ school ൽ എന്ന് പറയുന്നത് നമുക്ക് school ന്നു കിട്ടുന്ന ഉച്ചഭക്ഷണം അതുവരെ നമ്മുടെ share ചെയ്ത് കഴിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടം. അന്ന് school ൽ നിന്ന് വരുമ്പോഴും ഇതുപോലെതന്നെ ഓടി കളിച്ചിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് വരിക ആ വീട്ടിലോട്ട് വന്ന് നമ്മള് പുസ്തകങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മൾ വീണ്ടും എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് കളിക്കാൻ. ആ ഒരു കാലഘട്ടം എന്നു പറയുന്നത് നമുക്ക് life ൽ മറക്കാൻ കഴിയില്ല അല്ലേ? അതുപോലെതന്നെ വൈകും~ വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഹും അച്ഛന്മാർ കൊണ്ടുവരുന്ന ആ ഒരു പൊതി. അത് നമ്മളെ കാത്തിരുന്ന നിമിഷങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക്. ആ ഒരു കാലഘട്ടം നമുക്ക് നമ്മുടെ life ൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇന്ന് അങ്ങനെയാണോ ഉള്ളത്? ഒരിക്കലും അല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് മക്കള് പുറത്തിറങ്ങുന്നു കുട്ടികൾ പുറത്തിറങ്ങുന്നു. gate ന്‍റെ അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ school bus വരുന്നു അതില് കയറുന്നു. അഹ് പടുകൂറ്റൻ മതിലുകൾക്കുള്ളിലുള്ള അവരുടെ school ൽ ചെന്നു കയറുന്നു. പരസ്പരം അവര് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ല നമ്മൾ പരസ്പരം share ചെയ്തു കഴിച്ചിരുന്ന ആ ഒരു കാലഘട്ടം ഒന്നുമല്ല ഇന്ന്. ഇന്ന് എല്ലാവരും അവനവന്‍റെ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ അല്ലായിരുന്നു. ഇന്ന് എന്ന് പറയുന്നത് അവർക്ക് പഠിക്കണം. അതുപോലെതന്നെ technology ഒക്കെ ഒരുപാട് വളർന്നു. അതുപോലെതന്നെ studies ഉം ഒരുപാട് വളർന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പത്തേയുള്ള കാലഘട്ടം പോലെയല്ല studies. ഒരുപാട് വളർന്നിട്ടുണ്ട് മക്കള്‍ക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. full time അവര് പഠിത്തത്തിലും അതുപോലെതന്നെ നമ്മുടെ mobile ല്. അഹ് mobile ലൊക്കെ addict ആയിട്ട് ഇരിക്കുകയാണ് മക്കള്. ഇന്നെന്നു പറയുന്നത് ഒരുപാട് online ആയിട്ടുള്ള game കൾ. ഒരുപാട് online game കൾ ഒക്കെ കളിച്ചു മക്കളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത്.

ഇപ്പോഴത്തെ മക്കൾ എന്ന് പറയുന്നത് ചെറിയൊരു നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടാണ്. അതിനുള്ള കാരണങ്ങളൊക്കെ ഈ ഒരു technology യുടെ പുരോഗതി തന്നെയാണ്. but പക്ഷേ technology യുടെ പുരോഗതി എന്ന് പറയുന്നത് നല്ലതുണ്ട്. negative ഉം ഉണ്ട് അതുപോലെതന്നെ positive ഉം ഉണ്ട്. ഒരുപാട് negative കള് negative കള് ഉണ്ടെങ്കിലും അതുപോലെതന്നെ അതിനേക്കാൾ positive കളും നമുക്കുണ്ട്. കാരണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു online അല്ലെങ്കിൽ ഈയൊരു technology നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ മക്കൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് full negative ആണ് സംഭവം. അവർക്ക് ഒറ്റയ്ക്ക് phone ല് കളിക്കുക. അതുപോലെതന്നെ ഇതുപോലുള്ള game കളിൽ കളിക്കാ. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവത്തില് അവര് കൂടുതലും ഈ ആത്മഹത്യയ്ക്ക് അവരെ പ്രേരിപ്പിക്കുന്നതും എല്ലാം ഈ ഒരു technology ആണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു നമുക്ക് നമ്മുടെ life ല് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ബാല്യം തന്നെയാണ്. ഒരിക്കലും നമുക്ക് നമ്മുടെ കൗമാരം മറക്കാൻ കഴിയുമോ എന്നല്ല അപ്പൊ നമുക്ക് ചിന്തിക്കാന്‍ വരുന്നത്. പക്ഷേ കൗമാരം നമുക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിലും നമുക്ക് ഒരുപാട് അനുഭവങ്ങളും നമുക്ക് ഒരുപാട് ഓർത്തുവയ്ക്കാനുള്ള ഓരോ നിമിഷങ്ങളും എല്ലാം സമ്മാനിച്ചിട്ടുള്ളത് നമ്മുടെ ഭാവി അല്ല നമ്മുടെ ബാല്യത്തിൽ തന്നെയാണ്. പണ്ടുകാലങ്ങളിലെ അച്ഛനമ്മമാരൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് food കഴിച്ചു കൊണ്ടിരുന്നത്.

ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ജോലിത്തിരക്കുകൾക്കിടയിലാണ്. പണം സമ്പാദിക്കാനുള്ള തിരക്കിലാണ്. അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള തിരക്കിലാണ്. അതുപോലെതന്നെ അവരുടെ മക്കളെയും prep~ prepared ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവരുടെ മക്കള് ഭാവിയിൽ നല്ലൊരു ഉദ്യോഗസ്ഥ ആവണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ ആവണം ഒരു സർക്കാർ ജോലി വേണം അങ്ങനെയുള്ള ചിന്തകളിലാണ് ഇപ്പോഴത്തെ അച്ഛനമ്മമാര് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കുറവായിരുന്നു അച്ഛനമ്മമാർക്ക്. പക്ഷേ എങ്കിലും അവർക്ക് നല്ലൊരു മനസ്സ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷേ ഇപ്പഴത്തെ കാലഘട്ടത്തില് അവർക്ക് സ്നേഹം ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ സ്നേഹമുണ്ട് അവരുടെ മക്കളോട്. അത് പ്രകടിപ്പിക്കാനുള്ള time അവർക്കില്ല. ആ time കണ്ടെത്താനുള്ള ഒരു ഇതിൽ അല്ല ഇന്നത്തെ അച്ഛനമ്മമാർ ഉള്ളത്. അവരുടെ ഭാവി സുരക്ഷിതമാക്കണം അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കണം. അങ്ങനെയുള്ള ഒരു ചിന്തയിലാണ് ഇന്നത്തെ അച്ഛനമ്മമാര് ഉള്ളത്. ഇന്നത്തെ അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളത് മക്കളെ നമ്മള് കൂടുതൽ support ആക്കുക. അതുപോലെ തന്നെ ദിവസം അവർക്ക് വേണ്ടിയിട്ട് ഒരു time നമ്മള് spend ചെയ്യുക. അവരെ നമ്മളെ അത്യാവശ്യ അവരെ care ചെയ്തു കൊണ്ട് തന്നെ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഭാവി കാലം, അല്ല sorry നമ്മുടെ ബാല്യകാലം എന്ന് പറയുന്നത്

ജേഷ്ഠ-അനിയന്മാരോട് സ്നേഹമില്ല. അവര് പരസ്പരം ബന്ധമില്ല. പരസ്പരം മിണ്ടൂല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഉള്ളത്. പക്ഷേ നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആ ഒരു പരസ്പര ബന്ധത്തിന്‍റെ മുകളിലും

അഹ് നമ്മൾ പഠിക്കണം എന്നൊരു ചിന്തയൊക്കെ അവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. വിദ്യാഭ്യാസം എല്ലാവർക്കും ഒത്തിരി കൂടുതലാണ്. അതായത് അച്ഛനമ്മമാർക്ക് പ്രത്യേകിച്ച് അപ്പൊ അവരുടെ മക്കൾക്കും നല്ല വിദ്യാഭ്യാസം വേണം. നല്ല ജോലി വേണം. നല്ല സർക്കാർഉദ്യോഗസ്ഥ ആവണം. അതുപോലെതന്നെ അവരുടെ ഭാവി സുരക്ഷിതമാകണം. അവര് നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ സ്വഭാവം എങ്ങനെയാവണം അല്ലെങ്കിൽ അവര് ഒരു നല്ല സമൂഹത്തിന് നല്ലൊരു വ്യക്തി ആവണം. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ആവണം. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും ഇന്നില്ല. അങ്ങനെയുള്ള ചിന്തയൊന്നും ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഇല്ല. അവരുടെ ഭാവി സുരക്ഷിതമാവണം. അവര് നല്ലപോലെ ജീവിക്കണം. നല്ലതായിട്ട് കാണണം സമൂഹത്തിൽ ഉയർന്നു കാണണം. നല്ല ഉദ്യോഗസ്ഥ ആവണം സമൂഹത്തിന് നല്ലൊരു വിലയുംഅതുപോലെതന്നെ അത്യാവശ്യ ഒരു പക്വതയും കാര്യങ്ങളുംഒക്കെ വേണമെന്നുള്ളതാണ് ഇന്നത്തെ അച്ഛനമ്മമാര് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്ന് നമ്മുടെ ബാല്യകാലത്തിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. പരസ്പരബന്ധം വേണം അതുപോലെതന്നെ പരസ്പരം സഹായിച്ചിരിക്കണം. അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. വിദ്യാഭ്യാസം അന്ന് വളരെ കുറവായിരുന്നു. അതുപോലെതന്നെ അഹ് നൂറിൽ ഒരു പത്ത് ശതമാനം വീടുകളിലാണ് അന്ന് നമുക്ക് TV യും current ഉം എല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ അന്ന് നമ്മുടെ TV കാണുന്നതൊക്കെ ഒരുമിച്ചിരുന്നിട്ട് അതുപോല്‍ത്തെ അതുപോലെതന്നെ അച്ഛനമ്മമാരൊക്കെ ഒരുമിച്ച് പോയിട്ടാണ്ഒരു വീട്ടിലിരുന്ന് അഹ് TV ഒക്കെ കണ്ടോണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തില് അങ്ങനെയല്ല. അന്യര് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റു വ്യക്തികൾക്ക് അതൊരു ദേഷ്യം തന്നെയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ life ല് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ബാല്യം നമ്മുടെ ബാല്യം അതുപോലെതന്നെ നമ്മുടെ കൗമാരം നമ്മുടെ വാർദ്ധക്യം അതിനിടയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ബാല്യം തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അല്ലേ? അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ ബാല്യം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ ഒരു കാലഘട്ടത്തിലോട്ട് നമ്മൾ ഒന്ന് തിരിച്ചു പോയി അത്രയേ ഉള്ളൂട്ടോ. അപ്പോൾ നമ്മുടെ ബാല്യം അല്ല sorry നമ്മുടെ മക്കളെ നമ്മുടെ നന്നായിട്ട് care ചെയ്യുക അതാണ് ഇന്നത്തെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മക്കളെ നന്നായിട്ട് care ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള സമൂഹത്തിലുള്ള ആളുകളോട് നല്ല വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോ നന്ദി! നമസ്കാരം.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 ആയതിനുമാണ് football കാൽപന്ത് കാളി അഥവാ football പതിനൊന്നു പേരടങ്ങുന്ന രണ്ടു team കൾ തമ്മിലുള്ള മത്സരമാണിത് ചതുരാകൃതിയിലുള്ള മൈതാനത്താണ് കളി നടക്കുന്നത് മൈതാനത്തിൻ്റെ രണ്ടറ്റത്തും goal post സ്ഥാപിച്ചിരിക്കും ഗോളാകൃതിയിലാണ് പന്ത് എതിർ team ഗോളിൽ എത്തുകയാണ് team കളുടെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നവർ കളി ജയിക്കുന്നു കാലുകൊണ്ടാണു പ്രധാനമായും football കാലുകൊണ്ടാണ് കളിക്കുന്നതെങ്കിലും കയ്യൊഴികെ മെ മറ്റെല്ലാ ശരീര ഭാഗങ്ങളും കളിയ്ക്കാൻ ഉപയോഗപ്പെടുത്തുനുണ്ട് എന്നാൽ ഇരു team team ലെയു goal keeper മാർക്ക് പന്തു കൈകൊണ്ടു തൊടാ കളിനിയന്ത്രിക്കുന്നതിന് കളിക്കളത്തിനകത്ത് ഒരു പ്രധാന referee യും മൈതാനത്തിൻ്റെ ഇരു partial ങ്ങളിലും

ചൈനയിലെ ഹാൻ സാമ്രാജ്യകാലത്താണ് football ളിൻ്റെ ആദ്യരൂപ കളിച്ചിരുന്നതായി കണക്കാക്കുന്നത് football എന്ന പേരിൽ അമേരിക്കയിൽ മറ്റു ചില കളികളുമുണ്ട്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

ലളിതമായ നിയമങ്ങളും പരിമിതമായ സൗകര്യങ്ങളുമാണ് football ഇനെ ജനപ്രിയമാകുന്നത് ഇരുന്നൂറ് രാജ്യങ്ങളിലായി കൊടികണക്കിനാളുകൾ ഈ കായികവിനോദത്തിലേർപ്പെടുന്നുണ്ട്

പതിനൊന്നു പേർ വീതമടങ്ങുന്ന രണ്ടു team തമ്മിലാണ് football മത്സരം പന്ത് കൈക്കലാക്കി എതിർ team ൻ്റെ വലയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം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 തുല്യ goal കളാണ് നേടിയതെങ്കിൽ കാളി സമനിലയിലാകും പന്ത് വരുതിയിലാക്കി കാലുകൾ കൊണ്ട് നിയന്ത്രിച്ച് മുന്നോട്ടു നീങ്ങി team അംഗങ്ങൾ തമ്മിൽ പരസ്പരം പന്തു കൈമാറി goal വലയിൽ വലയത്തിനടുത്തെത്തിക്കുമ്പോൾ goal keeper കബളിപ്പിച്ചു പന്ത് വലയിലാക്കുക എന്നതാണ് കളിയുടെ ക്രമം പന്തു കൈക്കലാക്കി goal ആക്കി ഇത്തരത്തിൽ team ഉകൾ തമ്മിൽ നടക്കുന്ന മത്സരമാണ് football നെ ആവേശഭരിതമാകുന്നത് പന്തു കളിക്കളത്തിലെ അതിർത്ത വരയ്ക്കു പുറത്തേക്കു പോകുമ്പോഴോ കാളി നിയന്ത്രിക്കുന്ന referree നിർത്തി വയ്ക്കുമ്പോഴോ മാത്രമേ football കളി നിശ്ചലമാകുന്നുള്ളു

college ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപത്തി എട്ടിൽ ഇന്ഗ്ലണ്ടിലെ വിവിധ team ചർച്ചയ്ക്കിരുത്തിയാണ് ഇതു സാധ്യമാക്കിയത് കളിനിയമങ്ങളുടെ ക്രോഡീകരണത്തിനുള്ള ശ്രമങ്ങൾ ആയിരത്തി എണ്ണൂറ്റി ആറുവതി മൂന്നിൽ football associationFA സംഘടനയുടെ രൂപവത്കരണത്തിനു കാരണമായി ആ വർഷാന്ത്യം football ൻ്റെ ആദ്യത്തെ നിയം പട്ടിക പുറത്തിറക്കി കളിനിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഇപ്പോൾ പ്രധാന പങ്കു വഹിക്കുന്നത് international football association board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 I. F. A. B യുടെ നിയമങ്ങൾ പിന്തുടരുമെന്ന് പ്രഖ്യാപിച്ചു കാലക്രമത്തിൽ football ഏറ്റവും ശ്കതമായ സംഘടനമാണ് ഫിഫ ഔദ്യോഗികമായി പതിനേഴ് പ്രധാന നിയമങ്ങളാണുള്ളത് എല്ലാ വിഭാത്തിലുള്ള football കളിയിലും ഈ നിയമങ്ങളാണ് പ്രവർത്തിക്കുന്നതെങ്കിലും വനിതാ junior തലങ്ങളിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തുവാൻ ദേശിയ association നുകൾക്ക് അധികാരമുണ്ട് ഈ നിയമങ്ങൾക്കു പുറമേ

ഓരോ team ലും പതിനൊന്നു കളിക്കാരുണ്ടാവണ ഇവരിൽ ഒരാൾ goal keeper ആയിരിക്കും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

കളിക്കാർ shirt അഥവാ jercy നിക്കർ socks എന്നിവ ധരിച്ചിരിക്കണം തനിക്കോ മാറ്റുകളിക്കാർക്കോ പരിക്കേൽക്കുന്ന വിധത്തിൽ യാതൊരു യാതൊന്നും ധരിക്കാൻ പാടില്ല പാടില്ല ഇതിൽ മോതിരം മാല എന്നിങ്ങനെ ആഭരണങ്ങളും ഉൾപെടും കളി പുരോഗമിക്കുനതിനിടയിൽ ചില കളിക്കാർക് പകരക്കാരെ ഇറക്കാം രാജ്യാന്തര മത്സരങ്ങളിലും മറ്റ് ദേശിയ മത്സരങ്ങളിലും ഇത്തരം പകരക്കാരുടെ എണ്ണം മൂന്നായ നിയോജപ്പെടുത്തീട്ടുണ്ട് എന്നാൽ ചില സൗഹാർദ്ദ മത്സരങ്ങളിൽ ഇതിനു പരിധിയില്ല കളിക്കളത്തിലുള്ള ഒരു താരം പരുക്കേൽക്കുമ്പോഴോ തള ഏർ തളരുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ കളിനിലവാരം താഴ്ന്നുവെന്ന് പരിശീലകനു തോന്നുമ്പോഴാണ് സാധരണ പകരക്കാരെ ഇറക്കുന്നത്

സാധരണയായി ഒന്നുമുതൽ അഞ്ചു വരെയുള്ള അളവുകളിൽ പന്തുകൾ ലഭ്യമാണ് അളവിൻ്റെ number കൂടുന്നതിനനുസരിച്ചു വലുപ്പവും കൂടും ഫിഫയുടെ അംഗീകാരമുള്ള കളികൾക്ക് ലോകമെങ്ങും ഉപയോഗിക്കപ്പെടുന്നത് അഞ്ചു അളവിലുള്ള പന്തുകളാണ് ഈ പന്തുകൾക്ക്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 അവയിലെ വായുമർദ്ദനവും സാദാരണ അന്തരീക്ഷമർദ്ദത്തിൽ zero point six മുതൽ one point one വരെ ആകാം ആദ്യകാലത്ത് ഏതാനും ഷഡ്ഭുജം രൂപത്തിലുള്ള തുകൽകഷ്ണങ്ങൾ തമ്മിൽ ഇവ തുന്നിച്ചേർത്തു ഗോളാകൃതിയിലക്കിയാണ് കൽപന്തുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാറ്റു നിറയ്ക്കാൻ അവക്കകത്ത് rubber കൊണ്ടുള്ള ഒരു

shoe lace കെട്ടുന്ന മട്ടിൽ ചരടു ഉപയോഗിച്ച് കെട്ടിയുറപിക്കാവുന്നതാണ് പതിവ് പിൽക്കാലത്തെ നേരിട്ടു കാറ്റ് നിറയ്ക്കാവുന്ന പന്തുകൾ നിലവിൽ വന്ന ഇവ നിർമിച്ചിരിക്കുന്ന പ്രതേക തരം plastic ഉകളായ polyurethane ഉപയോഗിച്ചാണ്

Hello hello കേക്കുന്നണ്ടോ

നിങ്ങക്കെന്താ phone വന്നായിരുന്നോ അതാ പിന്നെയാണ് വെച്ചത് ആ അത് ശരി നിങ്ങ നേരത്തെ എത്തിയില്ല ആ നേരത്തെ എത്തി ഉം പിന്നെ ഏർ പിന്നെന്താ വിശേഷിവിടെ പ്രത്യേകിച്ച് എന്തുവാ അവിടെ മഴയുടെ ലക്ഷണം കാണുന്നു ന്നു

ഇരുട്ടടിച്ച് മഴേ നല്ല കാറ്റു ഒക്കെ ഉണ്ട് ചിലപ്പോ പെയ്തേക്കും ആ ഏയ് ഇവിടെ ഇന്ന് കുഴപുല്ല ഇന്ന് ആ അതെങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിലാ മഴേ മഴ വരുന്നത് കാറ്റ് വരുന്നത് കണ്ടില്ലേ മിനിനാന്ന് എന്തോ കൊടുങ്കാറ്റായിരുന്നു ഇവിടെ current ഉ ഇല്ല ഒന്ന് ഇല്ല ആകപ്പാട് ഭയങ്കരം പ്രശ്നമായിരുന്നു അയ്യോ ഉം ആ എല്ലാ ഇടം ഇപ്പൊ ഇങ്ങനന്നെയാ കാലാവസ്ഥയൊക്കെ മാറി

പിന്നെന്താ ഇവിടെ ഇന്ന് കുഴപ്പില്ല പെയ്യുമായിരിക്കും ചിലപ്പോ രാത്രി എല്ലു മഴയുടെ ലക്ഷണം ഒന്നു ഇല്ല ഇന്ന്

ഇല്ല രണ്ട് മൂന്ന് ദിവസം മുമ്പ് വിളിച്ചാരുന്നു പിന്നെ വിളിച്ചില്ല ഉം വരുന്നു അടുത്ത മാസം ഇ മാസം അവസാനവാന്ന് തോന്ന്

ആയ ഈ മാസം അവസാനാ വേണ്ടേ ഉം

കുഞ്ഞിന്റെ പിറന്നാൾ ഏർ ഏപ്രിൽ പതിനഞ്ച്‌ ഉം അതെല്ലാം കഴിഞ്ഞിട്ട് ആ ഏപ്രിൽ പതിനഞ്ച്‌ കുഞ്ഞിന്റെ പിറന്നാള് പിന്നെ ഏപ്രിൽ ഇരുപത്തെട്ട് അവന്റെ ഒരു വർഷവാകും കല്യാണം കഴിഞ്ഞിട്ട് ആ അത് അത് ശരി ആ അന്നേരം അതിന് മുമ്പ് ചിലപ്പോ വരുവായിരിക്കും പെരുന്നാൾ എന്നുവാ ഓ എന്നാന്ന് എനിക്ക് അറിയത്തില്ല ണ്ട് അയിന് മുമ്പു അങ്ങ് കഴിഞ്ഞ് അങ്ങട്ടൊക്കെ ആയിര്ന്ന് ആയിരുന്നു ആ ഉം okay പെരുന്നാളിന്റെ നോക്കണേനു ഉം

പിന്നെ ശരി ശരിക്കും എന്തോ lottery കച്ചോടം തുടങ്ങിയല്ലേ

പൈസന്റെ പ്രശ്നുള്ള lotttery കച്ചോടം ആണോ ആ ആ ആ അതിന്റിടക്ക് നമ്മ പറഞ്ഞതായിട്ട് എനിക്കെന്നെ തോന്നി ആ lottery കച്ചോടം തുടങ്ങി പിന്നെ ഇപ്പം അങ്ങ് മുഖോ എല്ലാം അങ്ങ് കരുവാളിച്ച് അങ്ങ് വല്ലാതായി വെയിലത്തൊക്കെ കൊണ്ട് നടന്ന് ground ലൊക്കെ പോയി വരാ ഏർ മോള് പറഞ്ഞ് എന്തുവാ എന്നോട് മോള് പറഞ്ഞ് അമ്മാ ഏർ ഇനിയിപ്പം പോണ്ടാ തൊഴിലുറപ്പിന് പോകാന് ആഹ് അല്ലെങ്കിൽ എവിടെങ്കിലും ഇരുന്ന് ചെയ്യാൻ പറയാൻ വയ്യായിരുന്നു എവിടെങ്കിലും എന്താ ചെയ്യാനാ ഏർ വലിയ കാര്യല്ലേ loan എടുത്തങ്ങണ്ട പൈസ എടുത്ത് loan ഒക്കെ എടുത്തായിരുന്നു തുടങ്ങിയത് കൊണ്ട് നടന്ന് വിക്കുവാ അതൊരു ഇരുന്നായിരുന്നെ കുഴപ്പുല്ലായിരുന്നു ആ പിന്നെന്തുവാ പിന്നെ ഇങ്ങന അവന് നാളെ പോണോ

ശ്രീകുട്ടന് നാളെ ഇണ്ടോന്ന് അറിയത്തില്ല

ആഹ്

വന്നല്ലോ അത്കൊണ്ട് ചിലപ്പോ കാണുവായിരിക്കും

doctor ന് എന്നും duty എന്തുവാണ് curry ഒക്കെ വെച്ചോ curry ഒക്കെ വെച്ചോണ്ടിരിക്കുന്നു അത് ശരി സമ്മതിച്ചിട്ടില്ല അല്ലെ curry ഒന്നും വെക്കാൻ എന്തേലും ചെയ്യാൻ ഒരുങ്ങുമ്പോഴായിരിക്കും കരച്ചിൽ കല്യാണിക്ക് കരച്ചില് വരുന്നേ

എന്ന ഒന്ന് വെളിയിന്ന് മിക്കവാറും കളിക്കും പക്ഷെ അകത്തോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാ ഉടനെ എടുത്ത് എട് പിന്നെ കൊറച്ചു നേരൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ നിക്കും പിന്നെ വീണ്ടും അത് തന്നെ

ആ പണി ആയിരുന്ന്

അങ്ങനൊക്കിരിക്കുന്നു പിന്നെ ആ പിന്നെ പ്രത്യേകിച്ച് ഒന്നുല്ല പിന്നെ അപ്പച്ചി ഇവിടുത്തെ അപ്പച്ചി ഒക്കെ നാട്ടി വരുന്നുണ്ട് എന്താ ഈ മാസം la അവസാനോ അങ്ങനെ

ആ വല്യപ്പച്ചിയൊക്കെ നാട്ടി വരുന്നുണ്ട് പിന്നെ ഏർ ചേച്ചിയൊക്കെ വരുന്നുണ്ട് അടുത്ത മാസം അഹ് വേവിയോ അല്ല ഇവിടുത്തെ ധന്യ ചേച്ചിയില്ലേ

ആ ധന്യമാവിയ ആഹ് ഉം

ആ അവര് പിന്നെ എല്ലാ എല്ലാ വർഷവും വരുന്നതാ നാട്ടില്

പിന്നെ പിന്നെ അയിന് വെളിയിലുള്ള അപ്പച്ചനും മോളും വരുന്നുണ്ട് അടുത്ത മാസം

എന്തുവാ അവരുടെ കൊച്ചിന്റെ പേരെന്തുവാ

ആ സൊനൂം പോയിട്ടുണ്ടായിരുന്നല്ലോ സൊനൂം അമ്മയും കൂടെ വരും ഏർ അത് ശരി അത് കൽ അതിന്റെ കല്യാണാന്നല്ലാ അഹ് ആഹ് ഇല്ല പഠിക്കുവല്ലേ ചെറിയ കൊച്ചല്ലേ പഠിത്തക്കെ വെളിയിൽ പോയി പഠിക്കാനായി